എടാ ഇജ്ജ് എവിടാ നമുക്ക് പോകേണ്ടെ ഇത് ഫ്ലെക്സ് അടിക്കാൻ മറ്റേ പോർച്ചുഗൽ ഫാൻസ് കട്ടക്കാ ട്ടൊ ഒര് എല്ലാം ഫ്ലെക്സ് അടിക്കണ് നമ്മള് ഇങ്ങനെ നേരം വൈകിയാല് പിന്നെ അമ്മക്ക് സ്ഥലം ഒന്നും ഉണ്ടാവൂല ട്ടൊ നമുക്ക് അടിക്കണടാ നമുക്ക് എവിടാ വെക്കാ? വെക്കാൻ ഞാൻ പറഞ്ഞ് തരാ സ്ഥലം ഒക്കെ ഇണ്ട് ആ സെന്റേറിന്നു കുറച്ചങ്ങട് ഇറങ്ങി ആ മര വലിയ ഒരു സ്പേസ് ഇല്ലേ ? സെന്റേറിന്നു കുറച്ച് താഴത്തേക്കങ്ങട് പോയിട്ട് അവിടെ വെക്കേ

സമ്മതം ഒക്കെ മേടിച്ച് ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നു എന്താ അനുമതി ഒക്കെ മേടിച്ചിട്ട് . കട്ട്ഔട്ട് അമ്മള് എന്തായാലും വെറെ വെക്കുമല്ലോ ? നേയമർന്റെ അത് യിമ്മള് വയ്ക്കും എടാ ഇജ്ജ് എന്താ ഈ പറ നമുക്ക് എന്താ ഞാൻ പറഞ്ഞിക്കു ഇന്നിട്ട് ഇനിക്ക് എന്താ ഒരു എടാ നമ്മക്ക് ഫ്ലക്സ് വെക്കണ്ടേ ? കട്ട്ഔട്ട് ആ വെക്കണ്ടേ എടാ നമ്മള് എന്ന് വെക്കാനാ ? നമുക്കിനി ടൈം

എടാ നമ്മള് നാല് ആളുമുണ്ട് നമ്മള് നമ്മള് ഇത്ര നമ്മള് എങ്ങനെ ഫണ്ടൊക്കെ ഉണ്ടാക്കാ ? നമ്മള് ആകെ നാല് ആളുണ്ട് നമുക്ക് ഓലിലും എനിയും വലുതാക്കണ്ടേ ? ബേജാറാകണ്ട അതൊക്കെ നമ്മളെ സെറ്റ് ആണല്ലോ ഫണ്ട് ഇജ്ജ് അമ്പത് ശതമാനം ഞങ്ങൾ എല്ലാവരും അമ്പത് ശതമാനം എത്ര നോക്കിയേ?

എടാ അതൊന്നും ഒരു വിഷയമല്ല നമുക്ക് കാഷ് ഒക്കെ നമുക്ക് റെഡി ആക്കാ നമ്മളെ ചെക്കന്മാര് ഗള്ഫില് നമ്മളെ ഫാൻസ് മൊത്തമുണ്ട് ഒന്ന് വിളിച്ചാൽ മതി. പൈസ ഇങ്ങട് അയക്കാൻ വേണ്ടി കാത്ത് നില്ക്കാ . ഓര് വിചാരിച്ചാ ഇപ്പോ നടക്കാത്തത് എന്താ ഉള്ളത് ?

നമുക്ക് നമ്മുടെ ഫാൻസിന് മാത്രം കളി കാണാനുള്ള ഒരു സെറ്റ് അപ്പ് ഒക്കെ ഉണ്ടാക്കേണ്ടെ ? ഫാൻസിന് ആ നമ്മക്ക് സെറ്റ് അപ്പ് നമ്മക്ക് അത് നമ്മള് ഓൾറെഡി ഓൾറെഡി നമ്മള് ക്ലബ് ടി വി വെക്കാണു പറഞ്ഞിക്ക് ണ് അത് നമ്മുടെ ക്ലബിലുള്ള ബാക്കിയുള്ള ക്ലബുകളൊക്കെ ബിഗ് സ്ക്രീൻ ആണ് വെക്കുന്നേ നമുക്ക് വലിയ അതിലും വലുതായിട്ട് തന്നെയാ വെക്കണ്ടേ എല്ലാരും കൂടെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ടി വി എന്ന് ഞാന് ഉദ്ദേശിച്ചേ അതൊക്കെ തന്നെയല്ലേ ഷാഫി ? അനക്ക് ഉദ്ദേശിച്ചെ മനസ്സിലാകൂലെ അതൊരു ടി വി പറഞ്ഞാല് നമ്മള് ഉദ്ദേശിച്ചേ അത്ര ചെറുതൊന്നും അല്ല കുറച്ച് കനത്തില് തന്നെ വെക്കും നമ്മള്

ആ ടാ ഞാന് ടിവിയും കുറേക്കണ്ട പന്തലും ഞാൻ തന്നെ ഇറക്കാൻ ആലോചിച്ചിട്ടാ

ഷാഫി ഇജ്ജ് വെറുതെ ഇതൊക്കെ നമ്മള് ഓരോരോ പ്ലാൻ ചെയ്തിട്ട് ഇജ്ജ് ഒക്കെ അവസാനം വെച്ചിട്ട് വരയ്ക്കാന് നിക്കല്ല ഷാഫി ഇന്റെ സ്വഭാവം എടുത്താല് പുറം പൊളിക്കും ഞാന്

വെറൈറ്റി ഞാൻ പറഞ്ഞു തര ഞാൻ പറഞ്ഞു തര ഗ്രൂപ്പ് നമ്മള് ആഗ്രൂപ്പ് നമ്മള് കേറുന്നു നമ്മള് ഓൾറെഡി മഞ്ഞ മുട്ടായി നാട്ടില് മൊത്തം കൊടുക്കുന്നു . മഞ്ഞ മുട്ടായി അല്ല പ്രത്യേകിച്ച് അരജെന്റിന ഫാൻസിന്റെ തൊള്ളയിലേക്ക് ഇട്ടു കൊടുക്കും നമുക്ക് ഒരു കാര്യം ചെയ്താലോ എന്നാൽ ഓരോ പ്ലേയർസിനും ഓരോ ഫ്ലക്സ് അടിച്ചാലോ ഏത് ? ഓരോ കളിക്കാരുടെയോ ? ഓരോ കളിക്കാരെ

മ്ഹ് മ്ഹ് നമുക്ക് എന്തായാലും കൊടി വെക്കാ ഏ കളിക്കാരെ നമുക്ക് ആദ്യം നമ്മളെ ഇത് ഇറങ്ങട്ടെ . മെയിൻ സാധനം ഒന്ന് ഇങ്ങട് ഇറങ്ങട്ടെ എന്നിട്ട് കളിക്കാരെ വെക്കണോ വേണ്ടയോ എന്ന് ആലോചിക്ക നമുക്ക് കൊടി വെക്കാ എന്തായാലും

ആ സൈഡ് പിന്നെ പറയാനുണ്ടോ സൈഡ് മൊത്തം നമുക്കാ ഒരു നിലക്കും എന്താ പറയാ ആർജെന്റിന ക്കാരെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കരുത് ഇള്ള കാരീയം പറയാ ആ ഞമ്മളെ കൊടി കഴിഞ്ഞിട്ട് മതി ഇവിടെ ബാക്കി ഉള്ളവരുടെയൊക്കെ കൊടി മൊത്തം അതിലൊരു മാറ്റവും ഇല്ല .

ഇജ്ജ് എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇജ്ജ് നല്ല ഒയിഞ്ഞു മാറാൻ നികുന്നുണ്ട് ഷാഫി ഞാൻ എടുത്തെറിയും ട്ടൊ ? ഞാൻ ആദ്യം പറയാം ഞാൻ പറയുന്നെ മൊത്തം കേൾക്ക് ഇയയ് ഇപ്പോ എന്തായാലും കാഷ് എടുക്ക് ഏ മൊത്തം തരില്ല എന്നല്ല

ഒന്നും നോക്കാനില്ല . പിന്നെ ഇതന്നെ ഗ്രൂപ്പ് കഴിയുന്നു നമ്മള് മഞ്ഞ മുട്ടായി കൊടുക്കുന്നു . മഞ്ഞ മുട്ടായി ഒക്കെ ചെറുതല്ലേടാ നമുക്ക് വെറൈറ്റീ വേറെ എന്തെങ്കിലും കൊടുക്കണം അത് ഗ്രൂപ്പ് കയിഞ്ഞാല് ഗ്രൂപ്പ് ന്നു കേറിയാല് പ്രീക്വാർട്ടർ കഴിഞ്ഞാല്അടുത്ത സാധനം ഇറക്കും നമ്മള് പ്രീക്വാർട്ടർ ഇൽ വലിയാ ആരെയാ ഇപ്പോ കിട്ടാ

നമുക്ക് അർജെന്റിന യും പോർച്ചുഗലും ഒക്കെ തോറ്റാൽ വെറൈറ്റീ ആയിട്ട് കളിയാക്കണ ഒരു സെറ്റ് അപ്പ് ഒക്കെ സാധനങ്ങൾ ഒക്കെ ഇറക്കണ്ടേ? സാധ്യതകൾ ഒക്കെ ഉണ്ട് തോറ്റാൽ പിന്നെ എന്തൊക്കെ ഇറക്കാനുണ്ട്? അത് ഒക്കെ ഇപ്പോ അർജന്റീന് ന്റെ ഗ്രൂപ്പില് മെക്സിക്കൊ പോളണ്ട് സൌദി ഒക്കെ ഉണ്ട് എന്താ ചെയ്യാ എന്ന് പറയാൻ പറ്റില്ല

എടങ്ങാറാകും കളിച്ച് വെരകി എടങ്ങാറായി എടങ്ങാറായി ചിലപ്പോ അർജെന്റീന ഗ്രൂപ്പ് തന്നെ പുറത്താകാൻ ഒക്കെ സാധ്യത ഉണ്ട് അതൊക്കെ തന്നെ ഉണ്ടാകും കണ്ടോ അടുത്ത രണ്ടു കളിയും ഒരു സമയ നില ആയികഴിഞ്ഞാ എന്താ ഉണ്ടാകാ ജയിക്കാ വേറെ ഓപ്ഷൻ ഉണ്ടാകൂല

പിന്നെ അണ്ണൻ ഫാൻസ് വേറെ എടകയോ എന്തൊകയോ പ്ലാന് നടക്കുന്നുണ്ട് ട്ടൊ നമ്മക്ക് ഒരു അമ്പത്തി അഞ്ച് അടിയുള്ള കട്ട് ഔട്ട് ഒക്കെ വെക്കണം മറ്റെ അവര് നാപ്പത്തി അഞ്ചാ വെച്ചേക്കണെ ആ ചോദിക്കാനുണ്ടോ അമ്പത്തി അഞ്ച് അടി അമ്പത്തി അഞ്ച് അടി വിട്ടിട്ട് ഒരു കളി ഇല്ല . അമ്പത്തി അഞ്ച് അടി തന്നെ ആണ് അത് വിറ്റോര് കളി ഇല്ല . പിന്നെ ഇത് പുറത്തു പറയണ്ട ട്ടൊ അമ്പത്തി അഞ്ച് അടി ആണെന്നുള്ളത് . അറിഞ്ഞാ പിന്നെ ചെക്കന്മാര് വെറുതെ ഒരു ആ വേൾഡ് കപ്പിന്റെ തലേന്ന് വച്ചാ മതി കട്ട് ഔട്ട് അല്ലെങ്കി ഓര് അതിലും വലുത് വയ്ക്കാൻ നോക്കും .

വേൾഡ് കപ്പ് തുടങ്ങിയാ പിന്നെ ആർക്കും ഇതിനൊന്നും ടൈം ഉണ്ടാകൂല

ആ ചോയിക്കാനുണ്ടോ നെയ്മറിന്റെ സുൽത്താൻ അവിടെ ഉള്ളപ്പോ തന്നെ പിന്നെ ഞമ്മക്ക് ഫലക്സിന് നല്ല ഡയലോഗ് വേണം ട്ടൊ നല്ല ഡയലോഗ് ആ ആ അത് സെറ്റ് പിന്നെ ഇജ്ജ് എന്നാല് ചായ കുടിച്ച് ഇങ്ങട്ട് ഇറങ്ങ് നമുക്ക് ഇവിടെ അവട എന്താ പറയാ സെറ്റ് ആക്കാ ബാക്കി ഒക്കെ മാറി കൊടുക്ക്